സുഖമാണ് ആരാണ് ഫർസിനാണ് ഓ ഓ ഫർസിന്

ന്താ അ ൻറെ വർത്താനം വീട്ടിലാരൊക്കെ ഇണ്ട്

പെരുന്നാളല്ലേ വെരുന്നേ നമ്മക് ന്താ ചെയ്യാ

ആരെകിണ്ടാകും trip ന് അൻറഒരു അഭിപ്രായം ഏകദേശം എത്ര ആള്കാരുണ്ടാകും ഞാന് ഇജ്ജ് ഇണ്ടാവു പിന്നെ ഞമ്മളെ ചേർക്കന്മാരയും വിളിക ചേർക്കന്മാരെ വില്കാലെ ചേർക്കൻമാരിപ്പെത്ര ഒരു പൈനെട്ടു മുപ്പതാൾ ഉണ്ടഉംകാരോം ഒരാൾ എത്ര budget എടുകേണ്ടരു

നമ്മക് മൂന്നാർ പോയാലോ മൂന്നാർ

ഓ വേറെതെക്കെ സ്ഥലങ്ങള് മൂന്നാറോ ഊട്ടിയോ അല്ല വായനാടോ ഏടുക പറയണ്ടേ അൻറെ അഭിപ്രായം എന്താ ന്ന nature ആയിട്ട് അടിപൊളി ആയിട്ട് പൂവ ആ എവിട്ക്ക് പൂവ മൂന്നാർ പൂആ

ഞമ്മക്ക് tourist bus ൽ പൂവ നമ്മൾ school ൽന്ന് tour പോയിക്കില്ലേ

ആ അപ്പൊ ഇജ്ജ് ഇണ്ടായിര്ന്നില്ല

school tour പോയപ്പോ എത്ര ആൾ ഇണ്ടായിർന്നു school ന്നൊരു നാല്പതാൾ

school ന്ന് touris bus ല പോയത്

ഓ അടിപൊളി tour എനു

ആ അതെ ന മണ്ണാർകാടില

ചെറുക്കന്മാരൊക്കെ ഊട്ടി പോയിട്ട് ഇങ്ങള് അവിട്ക്ക് എപ്പ എത്തിയെ ഞങ്ങൾ ഇവിടുന്നൊരു രാവിലെ പോയിട്ട് രാത്രി ഒരു പയിനോന്ന് മണി ആ സമയത്ത് അങ്ങട് എത്തീക്കുണ് ആ ഇവിടുന്ന് ഉച്ചക്ക പോയെ

food

package ഒക്കെ ഏല്പിച്ചിക്ക് എന്നിട്ട് ചെറുക്കന്മാർ പറഞ്ഞീന് food ഒന്ന് പോരാ beans biriyani അതെ food രാവിൽത്ത food ഉം ഉച്ച കത്ത food ഉം മോശെന് പിന്നെ അവിടെ എത്തീട്ടാണ് ഒന്ന് മെച്ചപ്പെട്ടത് അവിടെ എത്തീട്ടാ മെച്ചപ്പെട്ടതല്ലേ

രാത്രി എന്തെന്നു food രാത്രി മന്തി അൽഫാമും

package എന്തോ കെൻസോ travels tourist tourist അല്ലെ ഉം

എന്ന നല്ലത് നമ്മൾ പോകുമ്പളും

എങ്ങനെ ഇണ്ടായിരുന്ന് trip എന്നിട്ട് trip അടിപൊളിയായിരുന്നു നല്ല എല്ലാരിക്കും നല്ല happy ആയി enjoy ചെയ്തു ആ അന്ന്പ്പിന്നെ കളിടെ അന്ന് കളിടെ season ഉം അല്ലെ ലേ ഇജ്ജ് ഏതായിരുന്നു team ഞാൻ അര്ജന്റീന ഞമ്മളെ അര്ജന്റീന cup എടുത്തുയല്ലേ ഓ മറക്കാൻ പറ്റുവോ മറക്കാൻ പറ്റൂല എന്നിട്ട് photo കിട്ടിയോ

ആ phone i phone ഒക്കെ ഇണ്ടായിനല്ലോ trip പോയപ്പോ നല്ല അടിപൊളി place ആ ഇണ്ടായിനല്ലോ ഉം place കളൊക്കെ ഇണ്ടെയ്ന് പക്ഷെ i phone ഒന്നു അതോണ്ട് photo എടുക്കാൻ പറ്റീല എല്ലാരും വന്നീന ആരൊക്കെയാ വന്നീനെ കൊറെണ്ണം ഇണ്ടല്ലോ റബീഹ് മിഷാൽ നാഫി phone കിട്ടണ്ട് photo എടുക്കാൻ

ഇജ്ജും പിന്നെ ആരൊക്കെയാ ഒപ്പോം നടന്നീനെ ഞാനും അരുണും ഒപ്പം നടന്ന് ഇജ്ജും അരുണും ഒപ്പ നടന്നീനെ

ഷാനിഫും അൻസലും അവരൊക്കെ കേറി

bus ൽ കിടന്ന് ഉറങ്ങേന് ഷാനിഫ് അൻസലും അരുണും അരുൺൻ്റെ പാടെന്തെന്നു അരുണെന്ത ഉറങ്ങന്നെ

അസുഖം അന്നൊന്നും ഇണ്ടയ്ർന്നില്ല തൊണ്ടയ്ക്ക് അസുഖം അവൻ ആ വണ്ടി കയറുമ്പോ ഛർദിക്കൊക്കെ ചെയ്തീൻ എന്താ കാട്ടീനെ അതെ vomit full vomiting ഏന് bus ന്നും ആ vibe ഏന്നു ഓ vibe അടിപൊളിയെന്നു എങ്ങനെ ഇണ്ടേനു sir മാർ എല്ലാരും നല്ല vibe ല് സുനിൽ sir ഒക്കെ അടിപൊളിയെന് സുനിൽ sir ഒക്കെ dance കളിച്ചീനോ

sir മാരെ പേര് ഒന്ന് പറയ് സുനിൽ sir യൂസുഫ് sir ജോ sir സയ്ദ് അലി sir എങ്ങനേനു സയ്ദ് അലി sir ഒക്കെ അടിപൊളി നല്ല vibe ഏന് നല്ല company ഏന് ഇങ്ങളവിടെ എത്തീട്ട് എങ്ങട്ടാ പോയെ ഞങ്ങളാദ്യം കുളു മണാലിയോ കുളു മണാലിയോ ആ ഊട്ടിയിലെ ഒരു സ്ഥലം എന്നിട്ട് resort ഇണ്ടായിരുന്നോ ഓ resort ഇണ്ടായിരുന്നു

ആരൊക്കെയെന്ന് ഒപ്പം നടന്നീനെ ഞാനും അരുണും എന്നെ ഞങ്ങൾ ഒപ്പം ഇണ്ടാർന്നു എന്നിട്ട് ഇങ്ങള് എന്തേലും purchase ചെയ്ത അവിടെന്ന് ഓ ഞാനൊരു shoe വാങ്ങി അരുൺ ഒരു shoe വാങ്ങി അൻസൽ ഷാനിഫൊക്കെ അൻസൽ dress വാങ്ങീന് അടിപൊളി ആക്കാ അല്ലെ nature ഉം nature കിട്ടീട്ടിണ്ടാവും കൊറേ place കൾ കാണാൻ പറ്റിയല്ലേ ഓ ഇഷ്ടം മാതിരി നല്ല place ഉം animals ഉം zoo ഉം അടിപൊളി tour ഏന് tour എന്തായാലും അങ്ങനെതന്നെ അടിപൊളി ആയിരിക്കും പിന്നെ ചെർക്കന്മാരും കൂടെ ഇണ്ടെ vibe ആക്കാലോ ല്ലേ എവിട്ക്കൊക്കെ പോയ് ഇങ്ങള്

ബാംഗ്ലൂർന്ന് purchase ചെയ്തില്ലേ ആ ബാംഗ്ലൂരിന്നും purchase ചെയ്തു അവിടെന്തോ street street ഓ അതെ അയാം street ൽ നല്ല കുറവാ സാധനങ്ങൾക്ക് wholesale സാധനങ്ങൾക്ക്

അല്ലെ നമ്മക്ക് പോണ്ടേ

ഇങ്ങള് എന്നിട്ട് ഇങ്ങട്ട് എപ്പളാ എത്തിയേ ഞങ്ങള് മൂന്ന് നാലാമത്തെ ദിവസമെത്തി നാലാമത്തീസം ഉച്ച ആയപ്പത്തിന് എത്തി ആ നിങ്ങൾ ആരൊക്കെ ആയിരുന്നു

class ത്തെ girls ഉം boys ഉം ഇണ്ടായിരുന്നോ ഓ girls ഉം boys ഉം ഇണ്ടെന്നു അതെ girls ഉം boys ഉം ഞാൻ എനിക്ക് miss ആയില്ലേ

ഞാൻ budget ഉ ഇണ്ടായിരുന്നില്ല എന്നിട്ട് കൊറച്ചു tight ൽ ഏന് ഓ ചെറിയ problem ഇണ്ടായിരുന്നു അതുകൊണ്ടാ വരാതിരുന്നേ

ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം ഇവിടെ എത്തി ആ നാലാമത്തെ ദിവസം ഇവിടെ എത്തിയല്ലേ ഓ എന്നിട്ട് ഇങ്ങട്ട് എപ്പളാ എത്തിയെ night അ morning അ

ഇങ്ങട്ട് എത്തിയത് night night night അ എത്തിയത് time time ഒരു ഒമ്പതേ കാൽ ആ സമയത്ത്

അവിടെ മൂന്ന് ദിവസം correct പറയാണേൽ മൂന്ന് ദിവസം correct മൂന്ന് ദിവസം നിങ്ങൾ അവിടെ നിന്ന് അല്ലെ

എന്നിട്ട് എന്തൊക്കെ vibe അ ആസ്വദിച്ചു എന്താ നല്ല ഞങ്ങൾ ചെന്നീകുന്നതന്നെ dj party ഇണ്ടാർന്നു sir മാർ dance കളിയ്ക്കാൻ കൂടിരുന്നോ ഓ എല്ലാ sir മാരും

ഓ sir മാര് നല്ല friendly ആയിട്ട് എന്യ പെരുമാറിയത് ഓ നല്ല friendly ആയിട്ട് പെരുമാറി അല്ലെ teachers ഓ teachers ഉം teachers ഉം sir മാരും എല്ലാരും നല്ല friendly ഏന് swimming pool ക്കു ഇറങ്ങിയോ നീ ഓ നീ അപ്പൊ നീന്താൻ പഠിച്ചോ ഞാൻ ഒരു മാസം മുമ്പേ പഠിച്ചീനു എനിക്കറിയാലോ trip പോവുന്ന് swimming pool ഇറങ്ങു എന്നത് അപ്പൊ തന്നെ ഞാൻ പഠിച്ചീന്

ആ swimming pool ഇള്ള package എട്ക്ക അല്ലെ അ ആ ഇജ്ജെന്ന ഒരു group ഇണ്ടാക്കുഓ

ഒരു ഇരുപത് ഇരുപതാൾ പോരെ ഇരുപതാൾ മതി ഇരുപതാൾ പോവാ അല്ലെ ഓ ഞമ്മക്കെന്ന എന്താ ചെയ്യ എപ്പോളാ പോവാ

രണ്ടാം പെരുന്നാൾ ഉച്ചക്ക് പോവാം ഇബിടെന്ന് bus ന് പോവാല്ലേ package ആലെ ആ tourist bus package ന് പോവാ ആരേലും ഏല്പിക്ക food ഉം കാര്യങ്ങളൊക്കെ ഓർ ഏറ്റെടുക്കൂലെ

ഞമ്മക്ക് food എന്തൊക്കെയാ പറയണ്ടേ food ഞങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയും അങ്ങനെ എന്തേലും light ആയിട്ട് പിന്നെ ഉച്ചയ്ക്ക് chicken ബിരിയാണി പറഞ്ഞാലോ ആ ഉച്ചയ്ക്ക് ആ ബിരിയാണി പറയാ പിന്നെ night

night അൽഫാമും മന്തിയും ഉഷാർ ആഹാര ഞമ്മക്ക് എത്ര ദിവസാണ് stay ചെയ്യണ്ടേ നിക്കണ്ടേ അവിടെ അവിടെ രണ്ട് ദിവസം നിക്ക രണ്ട് ദിവസം അവിടെ നിക്ക അല്ലെ ആ എന്നിട്ട് ഇങ്ങട്ട് എപ്പ പോരാ ഇങ്ങട്ട് എപ്പളാ ഏത്ത ഞമ്മക്ക് ഇങ്ങട്ട് ഒരു അഞ്ചാം പെരുന്നാക്കെത്ത അഞ്ചാം പെരുന്നാക്ക് എത്ത അല്ലെ ആ വീട്ടില് scene ഇണ്ടാ ആരതേലും ഇല്ലയില്ല ആരൊക്കെ വീട്ടീന്നാ വിടാതിരിക്ക അരുൺ അരുണിന് ചെറിയ scene ഇണ്ടല്ലേ ആ അവനക്കെന്താ ചെറിയ problem